മാൻവി മുരളീധരൻ ഏജ് ട്വന്റി ടു യേർസ് ടു ഹിയർ ബൈ ഗിവ് മൈ ആൺകണ്ടിഷണൽ

ഫോർ ഇന്ത്യൻ ലാൻഗേജ്‌സ് ഫോർ ഡു ആൻഡ് രേട്ടൻ റെക്കോർഡിങ് ഓഫ് മൈ വോയിസ് ആൻഡ് വീഡിയോ കോൺവെർസേഷൻ ഓഫ് 2021 ടു 2022 ഫെർത്ഥർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് സഫിഷ്യന്റ് കാന്സിഡറേഷൻ

അസൈൻ ഓൾ മൈ റൈറ്റിസ് ഇൻ ദ റെക്കോർഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ ഓഫ് 2021 - 2022 ടു ഐഐടി മദ്രാസ്

ഫോർ ഇന്ത്യൻ ലാങ്കേജ്സ് ഫോർ ഐ ആൻഡേർസ്റ്റാൻഡ് ദാറ്റ്

ലാങ്കേജ്സ് ക്യാൻ ലോഫുള്ളി യൂസ്‌ ദ റെക്കോർഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ ഇ കാവ്യ സ്‌ ആർ ഏജ്‌ ട്വന്റി ട്വോ യേർസ്‌ ഡോ ഹെയർ ബി ഗിവ്‌ മൈ അൺകണ്ടീഷണൽ ഇറേവോക്കബിൾ കോസന്റ്‌ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ ഡോ ആൻഡ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ 2021-22 ഫർദർ ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ ഇ ഡോ അൺകണ്ടീഷണലി ഇറേവോക്കബ്ലി അസൈൻ ആൽ മൈ റൈറ്റ്‌ ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌ 2021-22 ഓ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ഇ ഡോ അണ്ടർസ്റ്റാൻഡ്‌ തത്‌ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ കാൻ ലാഫുള്ളി യുഎസ്ഇ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ നമുക്ക് പൊതുഗതാഗതത്തെ പറ്റി സംസാരിക്കാം പൊതുഗതാഗതം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു

അപ്പൊ അങ്ങനെ ഉള്ള സമയങ്ങളിൽ എന്താ പ്രശനം എന്ന് വെച്ചാൽ

കൂടുതൽ നമ്മൾ പ്രകൃതിയിലെ ഇത് വാതകങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ചു നമ്മൾ പ്രകൃതി

ഇതിലായിരിക്കും പലരും പോകുന്നത്. പക്ഷേ അഹ് പണ്ടത്തെ കാലം നോക്കിയാൽ കൂടുതൽ ആളുകളും പൊതുഗതാഗതം ആയിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് പൊതുഗതാഗത സംവിധാനം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദൂര സ്ഥലങ്ങളിൽ പോകാൻ ഒന്നും ചിന്തിക്കാൻ കൂടെ പറ്റില്ല ഇപ്പൊ നമുക്ക് തീവണ്ടി വിമാനം കപ്പൽ പോലെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ഉള്ളോണ്ടാണ് നമുക്ക് പല രാജ്യങ്ങളിലും പോയിട്ട് പണിയെടുക്കാനും പലപല സ്ഥലങ്ങൾ കാണാനും ഒക്കെ പറ്റുന്നത് പൊതുഗതാഗതം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും പുല, പൊതുഗതാഗതത്തിനെ നല്ല വൃത്തിയിലോ വെടുപ്പിലോ അല്ല ഉപയോഗിക്കുന്നത്. പലരും അതിൽ പോകാൻ തന്നെ മടിക്കുന്നത് അത് കാരണമാണ്. അവരവരുടെ വാഹനം ആകുമ്പോൾ നല്ല വൃത്തിയിലും വെടുപ്പിലും കൊണ്ടുപോകാലോ

അതെ, അതൊരു നല്ല കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് വളരെ ഫലപ്രദമാണ് ഈ പൊതുഗതാഗതം എന്ന് പറയുന്നത്. വലിയ ആൾക്കാരെ കാട്ടി ഇപ്പോൾ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും മറ്റുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്നത് അവർക്ക് കൈയ്യയിലൊതുങ്ങാവുന്ന ചില്ലറ പൈസക്ക് ദൂരസ്ഥലങ്ങളിൽ, അതായത് വിദ്യാലയങ്ങളും മറ്റും ദൂരസ്ഥലങ്ങളിൽ ആണെങ്കിൽ പോലും അവർക്ക് എത്തിച്ചേരുകയും ങെഹ് എല്ലാ വിദ്യാർഥികൾക്കും കൃത്യ സമയത്ത് എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോള് നോക്കിയാൽ വലിയ ആളുകളെ കാട്ടിയും ഉദ്യോഗസ്ഥരെ കാട്ടിയും ഏറ്റവും ഫലപ്രദം ഇന്ന് വിദ്യാലയങ്ങളിൽ പോകുന്ന വിദ്യാർഥികൾക്ക് തന്നെയാണ്. പിന്നെ വേറെയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസിലാകും നമ്മൾ ഇപ്പൊ പ്രധാന നഗരങ്ങളിൽ എല്ലാം ഭയങ്കര ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. കൊച്ചി ആയിക്കോട്ടെ മുംബൈ ആയിക്കോട്ടെ മുംബൈലൊക്കെ ഞാൻ മുന്നേ പോയപ്പോ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മണിക്കൂറുകൾ ആണ് എനിക്ക് നേരത്തെ അപ്പൊ എന്താ സംഭവിക്കാന്ന്, സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലാവരും സ്വന്തം വാഹനങ്ങളിൽ ഇറങ്ങുമ്പോൾ ഒരാൾക്കും അവരുടെ സമയത്തു

ആശുപത്രിയിലേക്കൊരു അത്യാവശ്യത്തിനു പോണ ഒരു വണ്ടി ആണെന്ന് വെച്ചോ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ ഗതാഗത തടസ്സത്തിനിടയിൽ പെട്ടിട്ട് അനങ്ങാൻ പറ്റാതെ രീതിയിലേക്ക് വണ്ടികളുടെ ഇടയിൽ നിക്കാണ് അപ്പൊ പിന്നെ അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ നഗരങ്ങളിലൊക്കെ കുറേൻക്കൂടെ ഒന്ന് നന്നായിട്ട് സഞ്ചരിക്കാൻ കൂടുതൽ സുഖമായിട്ട് ഓടിച്ചുപോവാൻ വേണ്ടീട്ട് പറ്റുന്നത് ഈ പൊതു സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണെങ്കിൽ എന്നുള്ള കാര്യം നമ്മൾ ഏപ്പോഴും ഓർക്കണം അത് മാത്രമല്ല ഈ വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ച് പല രീതിയിലുള്ള മലിനീകരണം അതായത് ഇപ്പം ശബ്ദമലിനീകരണമാവട്ടെ, വായു മലിനീകരണമാവട്ടെ

അപ്പൊ ഇതിനൊക്കെ കാരണം ഉയർന്നു വരുന്ന വാഹനങ്ങൾ തന്നാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഇപ്പം ആ രാജ്യങ്ങളിലൊക്കെ നമ്മൾ നമ്മളെക്കാണീം ഉന്നതമാണെന്നു വിചാരിച്ച രാജ്യങ്ങളിലെല്ലാം എറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് പൊതുഗതാഗതമാണ് അവർ വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ സ്വന്തം വാഹനം എടുത്ത് പുറത്തിറങ്ങുന്നതൊക്കെ കാണുന്നുള്ളൂ അത്രയ്ക്ക്

ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് , ഞാൻ വായിച്ചിട്ടുണ്ട് അവർ സ്ത്രീകൾ എന്ത് ചെയ്യാന്നു വെച്ച അവരെ ജോലി സ്ഥലത്തു നിന്നും വീട്ടിൽ എത്തണ വരെ തീവണ്ടിയിലിരുന്നിട്ട് അവർ പച്ചക്കറികളൊക്കെ മുറിക്കും.അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വേറെ ഒരു രാജ്യത്ത് എങ്ങനാണ് വെച്ച ഉറങ്ങാനുള്ള നല്ല സൗകര്യം ഈ തീവണ്ടിയിൽ ഉണ്ടാക്കീട്ടുണ്ട് ആൾക്കാർക്കു ഈ യാത്ര ചെയ്യുന്ന സമയത്തു ഒരു വിശ്രമം എന്ന രീതിയാണ് ആ രാജ്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണ്ട ജോലികളൊക്കെ ചെയ്യാം. ഒരു തീവണ്ടി എടുക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കീ ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലം വരെ എത്തുന്ന സമയത്തു വായിക്കാം കാര്യങ്ങൾ ചെയ്യാം അങ്ങനത്തെ രീതിയിലാണ് ഈ വല്യവല്യ തീവണ്ടികളൊക്കെ വന്നിട്ടുള്ളത്. അതൊക്കെ ഉപയോഗിക്കുന്നോണ്ട് നമ്മളെ സമയത്തെ നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കാൻ വേണ്ടീട്ട്

അതേ ആ പറഞ്ഞത് നല്ല ഒരു കാര്യം തന്നെ ആണ്. പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, പുറം രാജ്യങ്ങളിലും മറ്റും മിക്ക ആളുകളും ഉപയോഗിക്കുന്നത് പൊതുഗതാഗതം തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് നിന്നും തീരത്തും വ്യത്യസ്തമാണ് ഇവിടെ പല മെമൂകളും മറ്റും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ തീവണ്ടി തീവണ്ടി പിടിക്കാന് ചെല്ലുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ മെമൂ ഒക്കെ വെറുതെ കിടക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കിയാൽ മറ്റ് പല രാജ്യങ്ങളിലും പലരും ആ എന്താ ഉദ്യോഗത്തിന് പോകുന്നതും മറ്റും ഈ വണ്ടി പൊതുഗതാഗതത്തിൽ തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഈ നാട്ടിലാണ് അതിന് ഒരു കുറവ് വരുന്നത് . പലരും അതാ പിന്നീട് ആലോചിക്കുന്ന വേറെ ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ പൊതുഗതാഗതം എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളതാണ്.

ഏതുമാകട്ടെ, ഇരുചക്രമാകട്ടെ നാലുചക്രമാകട്ടെ അതിൽ തന്നെ പോകുക എന്നുതാണ് പലരും സൌകര്യപ്രദവും സുരക്ഷിതവുമായിട്ട് തോന്നുന്നത് അത് ഒരു പരിധി വരെ വളരെ ശരിയാണ് പലരും ഉപയോഗിക്കാറില്ല ഈ ഒരു കാരണം കൊണ്ട് മാത്രം. അതും ഇപ്പം നമ്മളുടെ വീടുകളിൽ നോക്കിയാൽ തന്നെ എന്റെ അമ്മയാവട്ടെ പലരുടെ അമ്മമാരും രാത്രി കാലത്തും മറ്റും സഞ്ചരിക്കണമെങ്കിൽ ഒന്നുകിൽ അവരവരുടെ വീട്ടിലെ ആരുടെയെങ്കിലും കൂടെ പോകുന്നു . അല്ലാതെ ആരുണ്ട് ധൈര്യത്തോടെ ആ ഞാൻ ഇന്ന് എന്താ പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്തോളാം എന്ന് പറഞ്ഞു പോകുന്നത്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ സ്ഥലത്തുതന്നെ ഈ നമ്മുടെ , അവിടുത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ ഇതിനു വേണ്ടീട്ടാണ് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അവിടുത്തെ സ്ത്രീകൾക്ക് അവരുടെ പൊതുഗതാഗതത്തിൽ അവരുടെ സർക്കാർ വണ്ടികളിൽ ഒരു രൂപപോലും കൊടുക്കാതെ പോകാൻ പറ്റും. എന്റെ സുഹൃത്ത് ഇതിനിടക്ക് പോയി വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായി അവർക്ക് ഒരു രൂപപോലും കൊടുക്കാതെ അതെന്തിന് എന്ന് വെച്ചാൽ സ്ത്രീ ഇത് കാവ്യ പറഞ്ഞ അതെ വിഷയത്തിൽ സഹായിക്കാൻ വേണ്ടീട്ടാണ് സ്ത്രീകൾ കുറച്ചുംകൂടെ പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് കൂടാൻ വേണ്ടീട്ടാണ്. കാരണം ഇപ്പോ ഒരു സംസ്ഥാനത്തിന്റെ ഒരു ജനസംഖ്യ നോക്കണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് അപ്പോ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഈ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച് തുടങ്ങിയാൽ മാത്രമേ ഇതിൽ കാര്യമുള്ളൂ. ഇപ്പോ സർക്കാരിന് ഈ കാര്യങ്ങളിൽ കുറെ കാര്യം ചെയ്യാൻ പറ്റും. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ ഇവിടെ തന്നെ ഒരു പദ്ധതിയൊക്കെ തുടങ്ങീട്ടുണ്ട്. ഈ സ്ത്രീകളായ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഈ ഒരു ഇതുകൊടുത്തിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെ , ഈ കൊടുത്തിട്ട് ഇവിടുത്തെ എ രക്ഷാപാലകരൊക്കെ ആയാലും അവർക്കുഅങ്ങനെ ഒരു പദ്ധതി തുടങ്ങീട്ട് അവർ രാത്രിയെല്ലാം നമ്മുടെ നഗരങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് സ്ത്രീകൾക്കും ഇതുപോലെയുള്ള

പിന്നെയതിലെന്നുവെച്ചാൽ ഒരു കുടുംബത്തിന്റെ പണം പൈസ കുറെ രീതിയിൽ നമുക്ക് ചെലവ് ചുരുക്കാൻ വേണ്ടി പറ്റും.എല്ലാവരും പൊതുഗതാഗതം എടുക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ ഓരോ ആളും വാഹനത്തിൽ പോകുമ്പോൾ ചെലവാകുന്നതും അവർ ഒരു മാസത്തേക്ക് എല്ലാവരും ദിവസവും യാത്ര ചെയ്യുന്നവരായിരിക്കും ഇപ്പൊ ജോലി സ്ഥലത്തേക്കാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും ദിവസവും യാത്ര ചെയ്യണം. ഇത്രയും പൈസ ചെലവാക്കാൻ, ചെലവാക്കുന്നത് ഒഴിവാക്കാം ഓരോ കുടുംബത്തിനും.അതൊരു വലിയ കാര്യമാണ്. അതീ ഓരോ കുടുംബങ്ങൾ ആലോചിച്ചാൽ മതി ഇത്രയും നാല് വണ്ടി ഒരു ദിവസം പോണത് നാലാളും ഒരു പൊതുഗതാഗതം ഉപയോഗിക്കണതും തമ്മിൽ അവർക്കൊരുമാസം വരുന്ന ഒരു വ്യത്യാസം നോക്കിയാൽ തന്നെ അത് മനസിലാക്കാൻ വേണ്ടി പറ്റും അവർക്ക്. അതേ മാനവി പറഞ്ഞത് ശരി തന്നെയാണ് ചിലവ് ചുരുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വഴി തന്നെയാണ് ഈ പൊതുഗതാഗതം ഉപയോഗിക്കുക എന്നതുള്ളത് ചിലവ് മാത്രമല്ല ഞാൻ പറഞ്ഞായിരുന്നു പല രീതിയിലുള്ള മലിനീകരണത്തിന് ഒരു കുറവ് വരാനും ഇത് ഒരു പരിധി വരെ സാധിക്കും. പിന്നെ വേറെ ഒരു കാര്യം നോക്കിയാൽ പൊതുഗതാഗതം ഏതുമാകട്ടെ, ബസ് മാത്രമല്ല വേറെ പല പൊതുഗതാഗതങ്ങളുമുണ്ട് . കപ്പൽ, തീവണ്ടി, വിമാനം ഇവയൊക്കെ ഇവയിലൊക്കെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്ത് മനോഹരമായ ഒരു കാര്യമാണ്. പലരും പലരുടെയും വലിയ വലിയ ആഗ്രഹങ്ങളാണ് ആ എനിക്ക് അതിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് അതെ വിമാനം കപ്പൽ ഒക്കെ എന്താണെന്നു വെച്ചാൽ സാധാരണ ജനങ്ങൾക്കിപ്പോഴും താങ്ങാൻ പറ്റാത്ത വിലയിൽ നിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറിവരണുണ്ട് ഇപ്പൊ

വിദേശത്തു പോയിട്ട് ജോലിയെടുക്കുന്ന മക്കൾക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ അമ്മക്കോ അച്ഛനോ എന്തെങ്കിലും വയ്യ എന്നുണ്ടെങ്കിലോ അമ്മേനോ അച്ഛനോ ഒന്ന് പെട്ടന്ന് വന്നു കണ്ടു പോകാൻ പറ്റുന്നുണ്ട് ഈ വിമാനം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതും ഇപ്പോ വിമാനങ്ങളൊക്കെ ഇഷ്ടമ്പോലെയുണ്ട് മുന്നത്തെ പോലെ എപ്പോഴെങ്കിലുമല്ല എനിക്കിപ്പോ നമ്മുടെ നഗരത്തിൽ നിന്ന് തന്നെ നോക്കിയാൽ ഒരു ദിവസോക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ വിമാനമുണ്ട് നഗര , നമ്മൾ തൊട്ടടുത്ത വേറെയൊരു നഗരത്തിലേക്ക് പോണെങ്കിൽ ഇഷ്ടംപോലെ വിമാനങ്ങളുണ്ട് കപ്പലുണ്ട്. നമുക്കിപ്പം ഈ കപ്പലെന്നു പറഞ്ഞ പൊതുഗതാഗതം ഉള്ളോണ്ടാണ് വേറെ രാജ്യങ്ങളിൽ നിക്കണ വണ്ടികളായാലും വേറെ രാജ്യങ്ങൾ നിര്മിക്കണ പലപല സാധനങ്ങളും നമ്മളെ സ്ഥലത്തു എത്തുന്നത്. പൊതുഗതാഗത സംവിധാനം മനുഷ്യർ സഞ്ചരിക്കാൻ മാത്രല്ല ഉപയോഗിക്കണത്. ഇങ്ങനത്തെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനുമൊക്കെ നമുക്ക് പൊതുഗതാഗത സംവിധാനം കൊണ്ട് മാത്രമാണ് പറ്റുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാക്കിയ നല്ല ഗുണമുള്ള സാധങ്ങൾ ഉപയോഗിക്കാനും നല്ല വാഹനം വേറെ രാജ്യങ്ങളിൽ നിർമിതി ചെയ്ത വനങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അതൊക്കെ പൊതുഗതാഗത സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് പറ്റുന്നത് അതേ മാനസി പറഞ്ഞ പോലെ ഇപ്പോ എന്താ ആളുകൾ പോകുന്നതിനും വരുന്നതിനും മാത്രമല്ല പല രീതിയിലും ഉള്ള ചരക്കുകൾ കയറ്റുമതി ചെയ്യുന്നതിനും ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ള അ എന്താ എന്താ പറയാ ഇപ്പം വസ്ത്രങ്ങളാകട്ടെ അല്ലെങ്കിൽ ആ എന്താ പലചരക്ക് ആകട്ടെ എല്ലാം കയറ്റുമതി ചെയ്യാനും ഇറക്കാനും നമ്മൾ ഇന്നു ഉപയോഗിക്കുന്നത് കപ്പൽ വിമാന മാർഗം ഒക്കെയാണ് . പിന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് വിനോദത്തിന് വേണ്ടി പോകണമെങ്കിലും ദൂര സ്ഥലങ്ങളില് ഇന്ന് ഉപയോഗിക്കുന്ന ഒന്ന് പൊതുഗതാഗതം തന്നെയാണ് വിമാനത്തിലൊക്കെ ഇന്ന് മിക്കവരും കേറിയിട്ടുണ്ടാകും അതിന് ഇപ്പോ ഒരു കുറവും തന്നെ ഉണ്ടാകുമെന്ന് എനിക്കു തോന്നുന്നില്ല . ഇന്നു വളരെ കുറഞ്ഞ വിലക്ക് തന്നെ നമുക്ക് തന്നെ അറിയാം നമ്മളുടെ എന്താ നമ്മളുടെ ഈ കേരളത്തിൽ തന്നെ എത്രത്തോളം വിമാനത്താവളങ്ങൾ ഉണ്ടെന്ന് തന്നെ. അപ്പം പലർക്കും വള, കുറഞ്ഞ വിലക്ക് തന്നെ നമുക്ക് ങ്ഹാ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനും അത് വിനോദങ്ങൾക്കാവട്ടെ അല്ലെങ്കിൽ പല പല പെട്ടന്നുള്ള തിരക്കുകൾക്ക് ആകട്ടെ എന്തിനും പോകുന്നതിന് നമുക്കിന്ന് ഒരു പ്രശ്നവുമില്ല. അതിനൊക്കെ കാരണം ഇതുപോലുള്ള രീതിയിൽ പൊതുഗതാഗതം വളരുന്നത് കൊണ്ടാണ്.

അതെയതെ നമ്മളിപ്പോ നമ്മുടെ സുഹൃത്തുക്കളോടായാലും നമ്മുടെ വീട്ടിലായാലും നമുക്ക് പറഞ്ഞു തുടങ്ങാം എന്തിനാണ് എല്ലാ ദിവസവും

മലിനീകരണം ഒഴിവാക്കണ രീതിയിലുള്ള ഇരുചക്ര സൈക്കിൾ ഒക്കെയുണ്ട് അതൊക്കെ ഉപയോഗിക്കാൻ സുഹൃത്തുക്കളോട് പറയാം. മലിനീകരണത്തിന് കാരണമാകുന്ന പിന്നെ വേറെ ഒരു കാര്യം ഇപ്പൊ വൈദ്യുതിയുടെ സഹായത്തോടെയുള്ള വണ്ടികൾ വരുന്നുണ്ട്. വൈദ്യുതിയുടെ സഹായത്തോടെയുള്ള ബസ് ഈ സ്വകാര്യ വാഹനങ്ങൾ മാത്രമല്ല പൊതുഗതാഗതം പോലും വൈദ്യുതിയുടെ സഹായത്തോടെ പ്രവർത്തിച്ചു തുടങ്ങയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും തീവണ്ടികളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് വൈദ്യുതിയുടെ സഹായത്തോടു കൂടെയാണ് അപ്പോ വൈദ്യുതിയുടെ ഇതും കൂടെ നമ്മുടെ ...സംസ്ഥാനങ്ങളിലൊക്കെ ഏർപ്പെടുത്തുവാനെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. മലിനീകരണം പോയി നമ്മുടെ പ്രകൃതിയിലെ സ്രോതസ്സുകൾ നമ്മൾ ഉപയോഗിക്കാതെ അതായത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടുള്ള അതാണ് ഏറ്റവും കുറഞ്ഞു കുറഞ്ഞു വരുന്നത് .വൈദ്യുതി നമുക്ക് സൂര്യനിൽ നിന്നും ഏപ്പോഴും നമുക്ക് ഉണ്ടാക്കേണ്ടൊണ്ട് വൈദ്യുതി എനർജി എപ്പോഴും നമുക്കുണ്ട്. അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്.

അതേ അതേ. പല സ്രോതസസുകളും ഉണ്ട്. നമുക്ക് ഇപ്പോ സൂര്യനിൽ നിന്നു തന്നെ നമുക്ക് ഇപ്പം കൂടുതൽ പേരും അത് ഉപയോഗിക്കുന്നുണ്ട് വീടുകളിലും മറ്റും. അത് മാത്രമല്ല നമുക്ക് ങാ എന്താ വണ്ടികൾക്കും പൊതുഗതാഗതത്തിനും ഒക്കെ ഇനി വരുന്ന ഒരു സമയത്ത് നമുക്ക് അതുതന്നെയാണ് നല്ലത്, വളരെ നല്ലത്. പൊതുഗതാഗതത്തിനും മറ്റും ഇന്ധനങ്ങൾ ആയിട്ട് നമ്മൾക്ക് നമ്മളുടെ തന്നെ സ്രോതസ്സ് ഭൂമിയിലെ സ്രോതസ്സുകളിൽ നിന്നു കിട്ടുന്നത് എന്തുമാകട്ടെ അത് ഉപയോഗിച്ച് നമുക്ക് ഇന്ധനം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ എന്താണെന്ന് വച്ചാൽ പൊതുഗതാഗതം എത്രത്തോളം നമുക്ക് അതിന്റെ പ്രാധാന്യം അറിഞ്ഞു കൊണ്ട് അതുപയോഗിക്കാൻ പറ്റുമോ അത്രയും ഉപയോഗിക്കുക. നമ്മൾക്കും നമ്മളുടെ രാജ്യത്തിനും ഒക്കെ ഈ ഒരുപാട് വരുമാനം ഉയരുവാനും മറ്റും അതൊരു നല്ല ഒരു കാരണമാകും.